എന്റെ പ്രിയപ്പെട്ട ദേശവാസികളെ നമസ്കാരം
രണ്ടു ദിവസം മുൻപുള്ള അതിശയകരമായ ചില ചിത്രങ്ങളും അവിസ്മരണീയമായ നിമിഷങ്ങളും ഇപ്പോഴും എന്റെ കൺമുന്നിലുണ്ട്
അതിനാൽ ഇപ്രാവശ്യത്തെ തുടക്കം ആ നിമിഷങ്ങളിൽ നിന്നുമാകാം
ടോക്കിയോ ഒളിമ്പിക്സിൽ ഭാരതത്തിന്റെ കളിക്കാർ ത്രിവർണ്ണ പതാകയേന്തി നിൽക്കുന്നത് കണ്ടപ്പോൾ ഞാൻ മാത്രമല്ല രാജ്യം മുഴുവൻ പുളകിതരായി
രാജ്യം മുഴുവൻ ഒറ്റക്കെട്ടായി ഈ യോദ്ധാക്കളോട് പറയുകയാണ് വിജയിച്ചു വരൂ വിജയിച്ചു വരൂ
ഭാരതത്തെ പ്രതിനിധീകരിക്കുന്ന ഇവരെ കുറിച്ച് മനസ്സിലാക്കുവാനും അത് രാജ്യത്തോട് പങ്കുവെയ്ക്കാനുമുള്ള അവസരം എനിക്ക് ലഭിച്ചു
ഈ കളിക്കാർ ജീവിതത്തിൽ ധാരാളം വെല്ലുവിളികൾ നേരിട്ടാണ് ഇതുവരെ എത്തിയത്
ഇന്ന് അവർക്ക് നിങ്ങളുടെ സ്നേഹവും പിന്തുണയുമാണ് കരുത്തായിട്ടുള്ളത്
അതുകൊണ്ട് വരൂ നമുക്ക് ഒരുമിച്ച് നമ്മുടെ ഈ കളിക്കാർക്ക് ആശംസകൾ നേർന്നുകൊണ്ട് അവർക്ക് ധൈര്യം പകരാം
സാമൂഹ്യ മാധ്യമത്തിലൂടെ ഒളിമ്പിക്സ് കളിക്കാർക്ക് പിന്തുണ നൽകുന്നതിനായി വിക്ടറി പഞ്ച് ക്യാമ്പയിൻ ഇപ്പോൾ തുടങ്ങിയിട്ടുണ്ട്
നിങ്ങളും ഇതിൽ ചേർന്ന് വിക്ടറി പഞ്ച് ഷെയർ ചെയ്യൂ
ഭാരതത്തെ പ്രോത്സാഹിപ്പിക്കൂ
സുഹൃത്തുക്കളെ ആരാണോ രാജ്യത്തിനുവേണ്ടി ത്രിവർണ്ണപതാകയേന്തുന്നത് അവരോടുള്ള ബഹുമാനത്താൽ വികാരാധീനരാവുക സ്വാഭാവികമാണ് രാജ്യസ്നേഹത്തിന്റെ ഈ വികാരം നമ്മളെയെല്ലാം ബന്ധിപ്പിക്കുന്നു
നാളെ അതായത് ജൂലൈ 26 കാർഗിൽ വിജയ ദിവസമാണ്
കാർഗിൽ യുദ്ധം ഇന്ത്യൻ സേനയുടെ ശൌര്യത്തിന്റെയും സംയമനത്തിന്റെയും പ്രതീകമാണ് എന്നത് ലോകം മുഴുവൻ കണ്ടതാണ്
ഈ പ്രാവശ്യം ഈ മഹത്തായ ദിനം അമൃത മഹോത്സവത്തിന് ഇടയിലാണ് ആഘോഷിക്കാൻ പോകുന്നത്
അതുകൊണ്ടുതന്നെ ഈ ദിനം കൂടുതൽ പ്രത്യേകതയുള്ളതായിത്തീരുന്നു
ഞാൻ ആഗ്രഹിക്കുന്നത് നിങ്ങളോരോരുത്തരും കാർഗിലിന്റെ ആവേശകരമായ കഥ വായിച്ചിരിക്കണം
കാർഗിലിലെ വീരന്മാരെ നമ്മൾ നമിക്കണം
സുഹൃത്തുക്കളെ ആഗസ്റ്റ് 15ന് രാജ്യം സ്വാതന്ത്ര്യം നേടിയതിന്റെ 75ാം വർഷത്തിലേക്ക് കടക്കുകയാണ്
ഇത് നമ്മളെ സംബന്ധിച്ചിടത്തോളം വളരെ സൌഭാഗ്യകരമായ ഒന്നാണ്
എന്തെന്നാൽ രാജ്യം നൂറ്റാണ്ടുകളായി കാത്തിരുന്ന സ്വാതന്ത്ര്യം നേടിയതിന്റെ എഴുപത്തിയഞ്ചാം വർഷത്തിന് സാക്ഷികളാകുവാൻ പോവുകയാണ്
നിങ്ങൾ ഓർക്കുന്നുണ്ടാകും സ്വാതന്ത്ര്യത്തിന്റെ 75ാം വർഷം ആഘോഷിക്കാൻ മാർച്ച് 12ന് ബാപ്പുവിന്റെ സബർമതി ആശ്രമത്തിൽ അമൃത മഹോത്സവത്തിന് തുടക്കം കുറിച്ചു
ആ ദിവസം തന്നെ ബാപ്പുവിന്റെ ദണ്ഡിയാത്രയുടെ സ്മരണകളും പുനരുജ്ജീവിപ്പിച്ചു
അന്നു മുതൽ രാജ്യം മുഴുവനും അമൃത മഹോത്സവവുമായി ബന്ധപ്പെട്ട പരിപാടികൾ നടന്നുവരികയാണ്
നിരവധി സംഭവങ്ങൾ സ്വാതന്ത്ര്യ സമരസേനാനികളുടെ പോരാട്ടം അവരുടെ ജീവത്യാഗം ഒക്കെ മഹത്തരമാണ്
പക്ഷേ അതൊന്നും വേണ്ടത്ര ചർച്ച ചെയ്യപ്പെട്ടിട്ടില്ല
ഇന്ന് ആളുകൾ അവരെക്കുറിച്ചും അറിയുകയാണ്
ഇപ്പോൾ നിങ്ങൾ മൊയിറാങ് ദിവസത്തെക്കുറിച്ച് ചിന്തിക്കൂ
മണിപ്പൂരിലെ ചെറിയ പ്രദേശമാണ് മൊയിറാങ്
ആ സ്ഥലം നേതാജി സുഭാഷ് ചന്ദ്രബോസിന്റെ ഇന്ത്യൻ നാഷണൽ ആർമി അതായത് ഐ എൻ എയുടെ ഒരു പ്രധാന കേന്ദ്രമായിരുന്നു
അവിടെ സ്വാതന്ത്ര്യത്തിനു മുൻപേ ഐ എൻ എയുടെ കേണൽ ഷൌക്കത്ത് മാലിക് പതാക ഉയർത്തി
അമൃത മഹോത്സവവുമായി ബന്ധപ്പെട്ട് ഏപ്രിൽ 14 ന് അതേ മൊയിറാങ്ങിൽ വെച്ച് വീണ്ടും ഒരിക്കൽ കൂടി ത്രിവർണ്ണ പതാക ഉയർത്തി
അങ്ങനെ എത്രയെത്ര സ്വാതന്ത്ര്യസമരസേനാനിമാരും മഹാപുരുഷന്മാരും അവരെയെല്ലാം അമൃതമഹോത്സവത്തിലൂടെ രാജ്യം ഓർമിക്കുകയാണ്
സർക്കാരും സാമൂഹിക സംഘടനകളും ചേർന്ന് ഇതുമായി ബന്ധപ്പെട്ട പരിപാടികൾ ആസൂത്രണം ചെയ്തുകൊണ്ടിരിക്കുകയാണ്
അങ്ങനെയുള്ള ഒരു പരിപാടി ആഗസ്റ്റ് 15 ന് നടക്കാൻ പോവുകയാണ്
സാംസ്കാരിക മന്ത്രാലയത്തിന്റെ മേൽനോട്ടത്തിൽ ഒട്ടനവധി ഭാരതീയർ ചേർന്ന് ദേശീയഗാനം ആലപിക്കുക എന്നതാണിത്
ഇതിനായി ഒരു വെബ്സൈറ്റ് തയ്യാറായിട്ടുണ്ട് രാഷ്ട്രഗാൻ ഡോട്ട് ഇൻ
ഈ വെബ്സൈറ്റിന്റെ സഹായത്തോടെ നിങ്ങൾക്ക് ദേശീയഗാനം പാടി അത് റെക്കോർഡ് ചെയ്യാൻ സാധിക്കും
അങ്ങനെ ഈ ഉദ്യമത്തിൽ പങ്കുചേരാം
ഈ മഹത്തായ യജ്ഞത്തിൽ എല്ലാവരും പങ്കുചേരും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു
ഇത്തരത്തിലുള്ള അനേകം പ്രവർത്തനങ്ങളും പരിശ്രമങ്ങളും വരുംദിവസങ്ങളിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും
അമൃത മഹോത്സവം സർക്കാരിന്റെയോ ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയുടെ പരിപാടിയല്ല
കോടിക്കണക്കിന് ഭാരതീയരുടെ ഒത്തുചേരലാണ്
സ്വതന്ത്രനും കൃതജ്ഞതയുള്ളവനുമായ ഓരോ ഭാരതീയനും സ്വാതന്ത്ര്യസമര സേനാനികളെ പ്രണമിക്കലാണത്
ഈ മഹോത്സവത്തിന്റെ ആശയം വളരെ വിശാലമാണ്
സ്വാതന്ത്ര്യസമര സേനാനികളുടെ മാർഗത്തിലൂടെ സഞ്ചരിക്കുക അവരുടെ സ്വപ്നങ്ങളിലെ രാഷ്ട്രത്തെ സൃഷ്ടിക്കുക എന്നതാണ് നമ്മുടെ കടമ
രാജ്യത്തിന്റെ സ്വാതന്ത്ര്യം നേടിയെടുക്കാനായി സ്വാതന്ത്ര്യസമരസേനാനികൾ ഒന്നുചേർന്നതുപോലെ നമുക്കും ദേശത്തിന്റെ വികാസത്തിനായി ഒന്നുചേരേണ്ടതുണ്ട്
നാം രാജ്യത്തിനു വേണ്ടി ജീവിക്കണം
രാജ്യത്തിനു വേണ്ടി പ്രവർത്തിക്കണം
ചെറിയ ചെറിയ പ്രവർത്തനങ്ങളും പരിശ്രമങ്ങളും പോലും വലിയ ഫലങ്ങൾ നേടിത്തരും
നിത്യേനയുള്ള ജോലികളോടൊപ്പം തന്നെ നമുക്ക് രാഷ്ട്രനിർമാണ പ്രവർത്തനങ്ങൾ നടത്താൻ കഴിയും
വോക്കൽ ഫോർ ലോക്കൽ പോലെ
നമ്മുടെ രാജ്യത്തെ പ്രാദേശിക സംരംഭകരെയും കലാകാരന്മാരെയും ശിൽപ്പികളെയും നെയ്ത്തുകാരെയും പിന്തുണയ്ക്കുക എന്നുള്ളത് നമ്മുടെ പൊതുവായ സ്വഭാവമായിത്തീരണം
ആഗസ്റ്റ് 7 ന് വരുന്ന ദേശീയ കൈത്തറി ദിനം അത് പ്രാവർത്തികമാക്കാൻ പറ്റുന്ന ഒരു അവസരമാണ്
ദേശീയ കൈത്തറി ദിനത്തിന് ഒരു ചരിത്രപശ്ചാത്തലമുണ്ട്
1905 ഇതേ ദിവസമാണ് സ്വദേശി പ്രസ്ഥാനം ആരംഭിച്ചത്
സുഹൃത്തുക്കളെ നമ്മുടെ രാജ്യത്തെ ഗ്രാമീണ ആദിവാസി പ്രദേശങ്ങളിൽ കൈത്തറി വരുമാനത്തിന്റെ ഒരു വലിയ ഉപാധിയാണ്
ലക്ഷക്കണക്കിന് സ്ത്രീകളും നെയ്ത്തുകാരും ശില്പികളും ഈ മേഖലയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നു
നിങ്ങളുടെ ചെറിയ ചെറിയ പരിശ്രമങ്ങൾ നെയ്ത്തുകാരിൽ പുതിയ പ്രതീക്ഷ ഉണർത്തും
സഹോദരങ്ങളെ നിങ്ങൾ സ്വയം എന്തെങ്കിലുമൊക്കെ വാങ്ങുകയും ഇക്കാര്യം മറ്റുള്ളവരോടും പറയുകയും ചെയ്യുക
നാം സ്വാതന്ത്ര്യത്തിന്റെ എഴുപത്തിയഞ്ചാം വാർഷികം ആഘോഷിക്കുമ്പോൾ ഇത്രയെങ്കിലും ചെയ്യേണ്ടത് നമ്മുടെ ഉത്തരവാദിത്വമാണ്
2014 മുതൽ മൻ കീ ബാത്തിൽ പലപ്പോഴും ഞാൻ ഖാദിയുടെ കാര്യം പറയുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കുമല്ലോ
ഇന്ന് നമ്മുടെ രാജ്യത്ത് ഖാദിയുടെ വിൽപ്പന പലമടങ്ങ് വർദ്ധിച്ചിട്ടുണ്ട്
അത് നിങ്ങളുടെ പ്രയത്നത്താൽ തന്നെയാണ്
ഖാദിയുടെ ഏതെങ്കിലുമൊരു കടയിൽ നിന്ന് ഒരു ദിവസം ഒരു കോടിയിലധികം രൂപയുടെ വിൽപന നടക്കുമെന്ന് ആരെങ്കിലും വിചാരിച്ചിരുന്നതാണോ
എന്നാൽ നമ്മൾ അതും ചെയ്തുകാണിച്ചു
നിങ്ങൾ എവിടെ നിന്നെങ്കിലും എന്തെങ്കിലും ഉൽപ്പന്നങ്ങൾ വാങ്ങുന്നുണ്ടെങ്കിൽ അതിന്റെ ലാഭം ലഭിക്കുന്നത് പാവപ്പെട്ട നമ്മുടെ നെയ്ത്തുകാരായ സഹോദരീ സഹോദരന്മാർക്കാണ്
അതുകൊണ്ട് ഖാദി വാങ്ങുക എന്നുള്ളത് ഒരു തരത്തിൽ ജനസേവനമാണ്
ദേശസേവയുമാണ്
സ്നേഹം നിറഞ്ഞ സഹോദരരീ സഹോദരൻമാരോടുള്ള എന്റെ അഭ്യർത്ഥനയാണ് നിങ്ങൾ എല്ലാവരും ഗ്രാമപ്രദേശത്ത് നിർമ്മിക്കപ്പെടുന്ന കൈത്തറി ഉൽപ്പന്നങ്ങൾ തീർച്ചയായും വാങ്ങണം
മൈ ഹാൻഡ്ലൂം മൈ പ്രൈഡ് എന്ന ഹാഷ്ടാഗിനൊപ്പം അതിനെ ഷെയർ ചെയ്യുകയും വേണം
സുഹൃത്തുക്കളെ സ്വാതന്ത്ര്യസമര പ്രസ്ഥാനത്തെയും ഖാദിയും കുറിച്ച് പറയുമ്പോൾ ബാപ്പുവിനെ സ്മരിക്കുന്നത് സ്വാഭാവികമാണല്ലോ
ബാബുവിന്റെ നേതൃത്വത്തിൽ ഭാരത് ഛോടോ ആന്ദോളൻ കിറ്റ് ഇന്ത്യ സമരം നടന്നതുപോലെ ഇന്ന് ഭാരതത്തെ ഒന്നിപ്പിക്കുന്നതിന് ഭാരത് ജോഡോ ആന്ദോളന് ഓരോ ദേശവാസിയും നേതൃത്വം നൽകണം
വൈവിധ്യങ്ങൾ നിറഞ്ഞ നമ്മുടെ നാടിനെ ഒന്നിപ്പിക്കുവാൻ സഹായകരമായ കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ കർത്തവ്യം
അമൃത മഹോത്സവത്തിന്റെ ഈ അവസരത്തിൽ രാജ്യം തന്നെയാണ് നമ്മുടെ ഏറ്റവും വലിയ താൽപര്യമെന്നും ഏറ്റവും വലിയ മുൻഗണന രാജ്യത്തിനാണെന്നുമുള്ള അമൃത പ്രതിജ്ഞ എടുക്കാം
നേഷൻ ഫസ്റ്റ് ആൾവെയ്സ് ഫസ്റ്റ് എന്ന മന്ത്രത്തോടെ നമുക്ക് മുന്നേറാം
എന്റെ പ്രിയപ്പെട്ട ദേശവാസികളെ ഇന്ന് മൻകി ബാത്ത് കേട്ടുകൊണ്ടിരിക്കുന്ന എന്റെ യുവ സുഹൃത്തുക്കളോട് പ്രത്യേകം കൃതജ്ഞത പ്രകടിപ്പിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു
കുറച്ചു ദിവസങ്ങൾക്കു മുൻപ് മൈ ഗോവ് മുഖേന മൻ കി ബാത്തിന്റെ ശ്രോതാക്കളെ പറ്റിയുള്ള ഒരു പഠനം നടത്തിയിരുന്നു
മൻ കി ബാത്തിലേക്ക് സന്ദേശങ്ങളും നിർദ്ദേശങ്ങളും അയക്കുന്നവർ മുഖ്യമായും ആരാണെന്ന് നോക്കുകയുണ്ടായി
പഠനത്തിനുശേഷം കിട്ടിയ വിവരം സന്ദേശങ്ങളും നിർദ്ദേശങ്ങളും അയക്കുന്നവരിൽ ഏകദേശം 75 ശതമാനം ആൾക്കാരും 35 വയസ്സിനു താഴെ പ്രായമുള്ളവരാണ് എന്നാണ്
അതായത് ഭാരതത്തിലെ യുവശക്തിയുടെ നിർദേശങ്ങളാണ് മൻ കി ബാത്തിനു മാർഗദർശനം നൽകുന്നത്
ഇതിനെ ഞാൻ വളരെ നല്ല ഒരു കാര്യമായി കാണുന്നു
മൻ കി ബാത്ത് സാകാരാത്മകതയുടെയും സംവേദനശീലത്തിന്റെയും മാധ്യമമാണ്
മൻ കി ബാത്തിൽ നാം ക്രിയാത്മകമായ കാര്യങ്ങളാണ് പറയുന്നത്
കൂട്ടായ്മയിൽ നിന്നുണ്ടാകുന്ന സവിശേഷത ഇതിനുണ്ട്
സാകാര്തമക ചിന്താഗതികളും നിർദ്ദേശങ്ങളും നൽകുന്ന നമ്മുടെ യുവാക്കളുടെ ക്രിയാത്മകത എന്നിൽ സന്തോഷം ഉളവാക്കുന്നു
മൻ കി ബാത്ത് മുഖേന എനിക്ക് യുവാക്കളുടെ മനസ്സ് അറിയാനുള്ള അവസരം ലഭിക്കുന്നു എന്നുള്ളതും സന്തോഷകരമായ കാര്യമാണ്
സുഹൃത്തുക്കളെ നിങ്ങളിൽ നിന്ന് ലഭിക്കുന്ന നിർദ്ദേശങ്ങൾ തന്നെയാണ് മൻ കി ബാത്തിന്റെ യഥാർത്ഥ ശക്തി
മൻ കി ബാത്തിൽ പ്രതിഫലിക്കുന്ന നിങ്ങളുടെ നിർദ്ദേശങ്ങൾ ഭാരതത്തിന്റെ വൈവിധ്യത്തെ പ്രകടമാക്കുന്നു
ഭാരതീയരുടെ സേവനത്തിന്റെയും ത്യാഗത്തിന്റെയും സുഗന്ധം നാലുപാടും പരത്തുന്നു
നമ്മുടെ അധ്വാനശീലരായ ചെറുപ്പക്കാരുടെ ക്രിയാത്മക ചിന്തകളിലൂടെ എല്ലാവർക്കും പ്രേരണ നൽകുകയും ചെയ്യുന്നു
മൻ കി ബാത്തിലേക്ക് നിങ്ങൾ പല ആശയങ്ങളും അയക്കുന്നു എല്ലാ കാര്യങ്ങളെക്കുറിച്ചും ചർച്ച ചെയ്യാൻ സാധിക്കാറില്ല പക്ഷേ അവയിൽ പല ആശയങ്ങളും ഞാൻ ബന്ധപ്പെട്ട വിഭാഗങ്ങളിലേക്ക് മേൽനടപടികൾ സ്വീകരിക്കാനായി കൈമാറുന്നു
സുഹൃത്തുക്കളെ ഞാൻ നിങ്ങളോട് ശ്രീ സായി പ്രണീതിന്റെ പ്രയത്നങ്ങളെ കുറിച്ച് പറയാൻ ആഗ്രഹിക്കുന്നു പ്രണീത് ആന്ധ്രാപ്രദേശിലെ ഒരു സോഫ്റ്റ്വെയർ എൻജിനീയറാണ്
കഴിഞ്ഞ വർഷം മോശമായ കാലാവസ്ഥ കാരണം അവിടെയുള്ള കൃഷിക്കാർക്ക് ഏറെ കഷ്ടനഷ്ടങ്ങൾ സഹിക്കേണ്ടി വന്നത് അദ്ദേഹം കണ്ടു
വർഷങ്ങളായി കാലാവസ്ഥാ ശാസ്ത്രത്തിൽ അദ്ദേഹത്തിന് താൽപര്യമുണ്ടായിരുന്നു
അതുകൊണ്ടുതന്നെ തന്റെ താൽപര്യവും കൃഷിക്കാരുടെ നന്മയ്ക്കായി വിനിയോഗിക്കാൻ അദ്ദേഹം തീരുമാനിച്ചു
ഇപ്പോൾ അദ്ദേഹം വെവ്വേറെ വിവരശേഖരണത്തിലൂടെ കാലാവസ്ഥയെ കുറിച്ചുള്ള വിശദമായ വിവരങ്ങൾ വാങ്ങുകയും അവയെ അപഗ്രഥിക്കുകയും ഒപ്പം പ്രാദേശിക ഭാഷയിൽ വിവിധ മാധ്യമങ്ങളിലൂടെ ആ അറിവുകൾ കൃഷിക്കാരിൽ എത്തിക്കുകയും ചെയ്യുന്നു
കാലാവസ്ഥാ മുന്നറിയിപ്പുകളെ കൂടാതെ ഓരോ സമയത്തെയും കാലാവസ്ഥയ്ക്ക് അനുസൃതമായി ജനങ്ങൾ എന്താണ് ചെയ്യേണ്ടത് എന്നുള്ള മാർഗ്ഗനിർദ്ദേശവും പ്രണീത് നൽകുന്നു
വെള്ളപ്പൊക്കത്തിൽ നിന്ന് രക്ഷനേടാനുള്ള മാർഗ്ഗങ്ങളും ഇടിമിന്നലിൽ നിന്നും രക്ഷപ്പെടേണ്ടത് എങ്ങനെയെന്നും അദ്ദേഹം ജനങ്ങൾക്ക് പറഞ്ഞുകൊടുക്കുന്നു
സുഹൃത്തുക്കളെ ചെറുപ്പക്കാരനായ ഈ സോഫ്റ്റ് വെയർ എൻജിനീയറുടെ പ്രയത്നം നമ്മുടെ ഹൃദയത്തെ സ്പർശിക്കുന്ന പോലെതന്നെ മറ്റൊരു സുഹൃത്ത് സാങ്കേതികവിദ്യ ഉപയോഗപ്പെടുത്തുന്നത് നമ്മെ ആശ്ചര്യപ്പെടുത്തുന്നു
ഒഡീഷയിലെ സംബൽപുർ ജില്ലയിലെ ശ്രീ ഇസാക് മുണ്ടയാണ് ആ സുഹൃത്ത്
മുമ്പ് ഇസാക് ദിവസക്കൂലിക്കാരനായി പണിയെടുത്തിരുന്ന ആളാണ്
എന്നാൽ ഇപ്പോൾ അദ്ദേഹം ഇന്റർനെറ്റിൽ അത്ഭുതങ്ങൾ സൃഷ്ടിക്കുകയാണ്
സ്വന്തം യൂട്യൂബ് ചാനലിലൂടെ അദ്ദേഹം ധാരാളം പണം സമ്പാദിക്കുന്നു
അദ്ദേഹം സ്വന്തം വീഡിയോകളിലൂടെ പ്രാദേശികമായ വിവരങ്ങൾ പാരമ്പരാഗത ഭക്ഷണം പാകം ചെയ്യുന്ന രീതികൾ തന്റെ ഗ്രാമം ജീവിതരീതികൾ കുടുംബം എന്നിവയ്ക്ക് പ്രാധാന്യം കൊടുത്ത് പ്രദർശിപ്പിക്കുന്നു
ഒഡിഷയിലെ പ്രസിദ്ധമായ ഒരു പ്രാദേശിക പാചകരീതിയുമായി ബന്ധപ്പെട്ട ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തതോടെ 2020 മാർച്ചിലാണ് യൂട്യൂബർ എന്ന നിലയിലേക്കുള്ള തന്റെ യാത്ര അദ്ദേഹം ആരംഭിച്ചത്
അപ്പോൾ മുതൽ നൂറുകണക്കിന് വീഡിയോകൾ അദ്ദേഹം പോസ്റ്റ് ചെയ്തിട്ടുണ്ട്
അദ്ദേഹത്തിന്റെ ഈ ശ്രമം പല കാരണങ്ങളാൽ ശ്രദ്ധനേടി
ഗ്രാമീണ ജീവിതശൈലിയെ കുറിച്ച് പരിമിതമായ അറിവ് മാത്രമുള്ള നഗരവാസികളെ ഇത് ഏറെ ആകർഷിച്ചു
ഇസാക്ക് മുണ്ട സംസ്കാരവും പാചകരീതിയും രണ്ടും കൂട്ടിയോജിപ്പിക്കുന്നു
നമുക്കെല്ലാം പ്രേരണയും നൽകുന്നു
സുഹൃത്തുക്കളെ ടെക്നോളജിയെ കുറിച്ച് പറയുമ്പോൾ ഞാൻ ഒരു രസകരമായ വിഷയം ചർച്ച ചെയ്യാൻ ആഗ്രഹിക്കുന്നു
മദ്രാസ് ഐ ഐ ടിയിലെ പൂർവ്വവിദ്യാർത്ഥികളാൽ സ്ഥാപിതമായ സ്റ്റാർട്ടപ് ഒരു ത്രി ഡി പ്രിന്റഡ് ഹൌസ് നിർമ്മിച്ചത് ഈയിടെ നിങ്ങൾ വായിച്ചിരിക്കും കാണുകയും ചെയ്തിരിക്കും
ത്രി ഡി പ്രിന്റ് ചെയ്ത വീട് നിർമ്മിക്കുക അതെങ്ങനെ സാധ്യമാകും രാജ്യം മുഴുവനും ഇത്തരത്തിലൂള്ള നിരവധി പരീക്ഷണങ്ങൾ നടക്കുന്നുണ്ടെന്നറിയുന്നത് നിങ്ങൾക്ക് സന്തോളം നൽകുന്ന കാര്യമാണ്
ചെറിയ ചെറിയ നിർമ്മാണപ്രവർത്തനങ്ങൾക്കു പോലും വർഷങ്ങൾ എടുക്കുന്ന ഒരു സമയമുണ്ടായിരുന്നു
പക്ഷേ ഇന്ന് ടെക്നോളജിയിലൂടെ ഭാരതത്തിന്റെ അവസ്ഥ മാറിക്കൊണ്ടിരിക്കുകയാണ്
കുറച്ച നാളുകൾക്കു മുൻപ് ഞങ്ങൾ ലോകത്തെമ്പാടുമുള്ള ഇന്നവേറ്റീവ് കമ്പനികളെ ക്ഷണിക്കാനായി ഒരു ഗ്ലോബൽ ഹൌസിംഗ് ടെക്നോളജി ചലഞ്ചിന് തുടക്കം കുറിച്ചു
ഇത് രാജ്യത്ത് തന്നെ നമ്മുടെ ഭാഗത്തുനിന്നും ഉണ്ടായ അതുല്യമായ ശ്രമമാണ്
അതുകൊണ്ടുതന്നെ നമ്മൾ ഇതിന് ലൈറ്റ് ഹൌസ് പ്രോജക്ട് എന്ന പേരും നൽകി
ഇപ്പോൾ രാജ്യത്ത് ഉടനീളം 6 വ്യത്യസ്തമായ സ്ഥലങ്ങളിൽ ലൈറ്റ് ഹൌസ് പ്രോജക്ട് രീതിയിൽ ജോലികൾ നടന്നുവരികയാണ്
ഈ ലൈറ്റ് ഹൌസ് പ്രോജക്റ്റിൽ ആധുനിക സാങ്കേതികവിദ്യയും ഭാവനാസമ്പന്നവുമായ രീതികൾ ഉപയോഗിച്ചുവരുന്നു
ഇതിലൂടെ നിർമ്മാണത്തിന്റെ സമയം കുറച്ചു കൊണ്ടുവരാൻ സാധിച്ചു
അതോടൊപ്പം നിർമ്മിക്കുന്ന വീടുകൾ കൂടുതൽ മോടിയുള്ളതും ചെലവുകുറഞ്ഞതും സൌകര്യപ്രദവുമാണ്
ഞാൻ ഇടയ്ക്ക് ഈ പ്രോജക്ടിനെ വിശകലനം ചെയ്തു
പ്രവർത്തനങ്ങളിൽ ഉണ്ടായ മികവു ലൈവ് ആയി കണ്ടു
ഇൻഡോറിലെ പ്രോജക്ടിൽ കട്ടയുടെയും സിമന്റ് തേച്ച ചുമരിന്റെയും സ്ഥാനത്ത് പ്രീ ഫാബ്രിക്കേറ്റഡ് സാൻഡ്വിച്ച് പാനൽ സിസ്റ്റം ഉപയോഗിച്ചു
രാജ്കോട്ടിൽ ലൈറ്റ് ഹൌസ് ഫ്രഞ്ച് ടെക്നോളജിയിലൂടെ നിർമ്മാണം നടത്തി വരുന്നു
അതിൽ ടണലിലൂടെ മോണോലിത്തിക് കോൺക്രീറ്റ് കൺസ്ട്രക്ഷൻ ടെക്നോളജി ഉപയോഗിക്കുകയാണ്
ഈ ടെക്നോളജിയിലൂടെ നിർമിക്കുന്ന വീട് ദുരന്തങ്ങളെ നേരിടാൻ കൂടുതൽ കാര്യക്ഷമമാണ്
ചെന്നൈയിൽ അമേരിക്കയുടെയും ഫിൻലാൻഡിന്റെയും ടെക്നോളജിയും പ്രീ കാസ്റ്റ് കോൺക്രീറ്റ് സിസ്റ്റവും ഉപയോഗിക്കുന്നു
ഇതിലൂടെ കെട്ടിടം പെട്ടെന്ന് നിർമ്മിക്കാനും ചെലവ് കുറയ്ക്കാനും സാധിക്കും
റാഞ്ചിയിൽ ജർമനിയുടെ ത്രി ഡി കൺസ്ട്രക്ഷൻ സിസ്റ്റം ഉപയോഗിച്ച് വീടുകൾ നിർമ്മിക്കുന്നു
ഇതനുസരിച്ച് ഓരോ മുറിയും വെവ്വേറെ നിർമ്മിക്കുന്നു
പിന്നീട് പൂർണമായ സ്ട്രക്ചറിൽ അവയെ യോജിപ്പിക്കും
കുട്ടികൾ ബിൽഡിംഗ് സെറ്റ് എങ്ങനെയാണോ യോജിപ്പിക്കുന്നത് അതുപോലെ
അഗർത്തലയിൽ ന്യൂസിലാൻഡ് ടെക്നോളജിയിലൂടെ സ്റ്റീൽ ഫ്രെയിം ഉപയോഗിച്ച് കെട്ടിടം നിർമിക്കുന്നു
അതിലൂടെ വലിയ വലിയ ഭൂകമ്പങ്ങളെ പോലും നേരിടാൻ സാധിക്കും
അതുപോലെ ലഖ്നൌവിൽ കാനഡയുടെ ടെക്നോളജി ഉപയോഗിച്ചു വരുന്നു
അതിൽ പ്ലാസ്റ്ററും പെയിന്റും ആവശ്യമില്ല
എളുപ്പത്തിൽ വീട് നിർമ്മിക്കാൻ മുൻകൂട്ടി തയ്യാറാക്കിയ ചുവരുകൾ ആണ് ഉപയോഗിക്കുന്നത്
സുഹൃത്തുക്കളെ ഈ പ്രോജക്ടിനെ ഇൻക്യുബേഷൻ സെന്റർ പോലെ പ്രവർത്തിപ്പിക്കാനാണ് രാജ്യം ശ്രമിക്കുന്നത് ഇതിലൂടെ നമ്മുടെ പ്ലാനർമാരും ആർക്കിടെക്റ്റുകളും എൻജിനീയർമാരും വിദ്യാർത്ഥികളും പുതിയ ടെക്നോളജിയെ കുറിച്ച് മനസ്സിലാക്കുകയും പരീക്ഷിക്കുകയും ചെയ്യും
ഞാൻ ഈ കാര്യങ്ങൾ യുവാക്കളുടെ മുന്നിൽ അവതരിപ്പിക്കുന്നത് എന്തിനാണെന്നാൽ നമ്മുടെ യുവസമൂഹം ടെക്നോളജിയുടെ പുതിയ പുതിയ മേഖലകളിൽ താല്പര്യമുള്ളവർ ആയി മാറട്ടെ
പ്രിയപ്പെട്ട ദേശവാസികളെ നിങ്ങൾ ഇംഗ്ലീഷ് മൊഴി കേട്ടിട്ടുണ്ടാകും ടു ലേൺ ഈസ് ടു ഗ്രോ
അതായത് പഠനമാണ് നമ്മളെ മുന്നോട്ട് നയിക്കുന്നത്
എപ്പോഴാണോ നമ്മൾ പുതിയതായി എന്തെങ്കിലും പഠിക്കുന്നത് അപ്പോൾ നമ്മുടെ മുന്നിൽ പുരോഗതിയുടെ പുതിയ പുതിയ വാതായനങ്ങൾ തുറക്കപ്പെടും
എപ്പോഴെങ്കിലും പഴയതിൽ നിന്നും മാറി പുതിയതായി എന്തെങ്കിലും ചെയ്യാൻ ശ്രമിച്ചാൽ മനുഷ്യത്വത്തിന്റെ പുതിയ വാതായനം തുറക്കപ്പെടും
ഒരു പുതിയ യുഗത്തിനു തുടക്കം കുറിക്കപ്പെടും
നിങ്ങൾ കണ്ടിട്ടുണ്ടാവും എപ്പോഴെങ്കിലും എവിടെയെങ്കിലും പുതിയതായി എന്തെങ്കിലും ഉണ്ടായാൽ അതിന്റെ ഫലം ഓരോരുത്തരെയും ആശ്ചര്യചകിതരാക്കും
ഇപ്പോൾ ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണ് ഏതു പ്രദേശത്തെയാണ് നിങ്ങൾ ആപ്പിളുമായി ചേർത്തു പറയാൻ ആഗ്രഹിക്കുന്നത്
എനിക്കറിയാം നിങ്ങളുടെ മനസ്സിൽ ആദ്യം വരുന്ന പേരുകൾ ഹിമാചൽ പ്രദേശ് ജമ്മു കാശ്മീർ പിന്നെ ഉത്തരാഖണ്ഡ് ആയിരിക്കും പക്ഷേ ഈ ലിസ്റ്റിൽ മണിപ്പൂരിനെ കൂടി ചേർക്കാൻ ഞാൻ പറഞ്ഞാൽ ഒരുപക്ഷേ നിങ്ങൾ അതിശയിച്ചു പോകും
പുതിയതായി എന്തെങ്കിലും ചെയ്യണമെന്ന് ആഗ്രഹിച്ച യുവാക്കൾ മണിപ്പൂരിൽ ഈ നേട്ടം കൈവരിച്ചു കാണിച്ചു
ഇന്ന് മണിപ്പൂരിലെ ഉഖ്രൌൽ ജില്ലയിലെ ആപ്പിൾ കൃഷി മികച്ച രീതിയിൽ നടന്നുവരുന്നു
അവിടത്തെ കർഷകർ തങ്ങളുടെ തോട്ടങ്ങളിൽ കൃഷിചെയ്യുകയാണ്
ആപ്പിൾ വിളയിക്കാൻ ഇവിടത്തുകാർ ഹിമാചലിൽ പോയി പരിശീലനവും നേടി
അതിലൊരാളാണ് ടി എം റിംഗഫാമി യംഗ്
അദ്ദേഹം ഒരു എയറോനോട്ടിക്കൽ എൻജിനീയറാണ്
അദ്ദേഹം തന്റെ ഭാര്യ ശ്രീമതി പി എസ് ഏഞ്ചലിനൊപ്പം ആപ്പിൾ വിളയിച്ചു
അതുപോലെ അവുൻഗശീ ശിംറേ അഗസ്റ്റീനയും തന്റെ തോട്ടത്തിൽ ആപ്പിൾ ഉല്പാദിപ്പിച്ചു
അവൻഗശീ ഡൽഹിയിൽ ജോലിചെയ്തുവരികയാണ്
ജോലി ഉപേക്ഷിച്ച് അവർ തന്റെ ഗ്രാമത്തിൽ തിരിച്ചെത്തി ആപ്പിൾ കൃഷി തുടങ്ങി
മണിപ്പൂരിൽ ഇന്ന് ഇതുപോലെ ധാരാളം ആപ്പിൾ കർഷകരുണ്ട്
അവരൊക്കെ തന്നെ വ്യത്യസ്തവും പുതുമയുള്ളതും ആയ കാര്യം ചെയ്തു കാണിച്ചു തന്നു
സുഹൃത്തുക്കളെ നമ്മുടെ ആദിവാസി സമൂഹത്തിൽ ഇലന്തപ്പഴം വളരെ പ്രസിദ്ധമാണ്
ആദിവാസി സമുദായത്തിലെ ആളുകൾ എല്ലായിപ്പോഴും ഇലന്തപ്പഴം കൃഷി ചെയ്യുന്നവരാണ്
പക്ഷേ കോവിഡ് 19 മഹാമാരിക്ക് ശേഷം അവരുടെ കൃഷി പ്രത്യേകിച്ചും വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്
ത്രിപുരയിലെ ഊനാകോട്ടിയിലെ 32 വയസ്സുകാരൻ യുവ സുഹൃത്ത് വിക്രംജീത്ത് ചക്മാ അത്തരത്തിൽ ഒരാളാണ്
ഇലന്തപ്പഴത്തിന്റെ കൃഷിയിലൂടെ ലാഭം കൊയ്യാൻ അദ്ദേഹത്തിന് സാധിച്ചു
ഇപ്പോൾ അദ്ദേഹം മറ്റുള്ളവരെ ഇലന്തപ്പഴം കൃഷിചെയ്യാൻ പ്രേരിപ്പിക്കുകയാണ്
സംസ്ഥാന സർക്കാർ ഇത്തരക്കാരെ സഹായിക്കാൻ മുന്നോട്ടു വന്നിട്ടുണ്ട്
ഇലന്തപ്പഴം കൃഷി ചെയ്യുന്നവരുടെ ആവശ്യാനുസരണം സർക്കാർ അവർക്കായി പ്രത്യേക നഴ്സറി നിർമ്മിച്ചു നൽകി
കൃഷിയിൽ പുതിയ പരീക്ഷണങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്
കൃഷിയുടെ ഉപോല്പന്നങ്ങളിൽ നിന്നും പോലും മാറ്റം വരുത്തുവാൻ സാധിക്കും
സുഹൃത്തുക്കളെ ഉത്തർപ്രദേശിലെ ലഘീംപുർ ഖേരിയിൽ നടന്ന ഒരു കാര്യത്തെ കുറിച്ച് ഞാൻ അറിഞ്ഞു
കോവിഡ് സമയത്താണ് ലഘീംപുരിലെ ഖേരിയിൽ ഇത്തരത്തിലുള്ള വ്യത്യസ്തമായ ചുവടുവെപ്പ് നടന്നത്
അവിടെ സ്ത്രീകൾക്ക് വാഴയുടെ ഉപയോഗശൂന്യമായ തണ്ടിൽനിന്നും നാര് ഉണ്ടാക്കുന്നതിനുള്ള ട്രെയിനിങ് കൊടുക്കാനുള്ള പ്രവർത്തനം തുടങ്ങി
വേസ്റ്റിൽ നിന്നും ബെസ്റ്റ് ഉണ്ടാക്കാൻ ഉള്ള മാർഗം
വാഴയുടെ തണ്ട് മുറിച്ച് മെഷീനിന്റെ സഹായത്തോടെ വാഴനാര് തയ്യാറാക്കുന്നു
അത് ചണം പോലെ ഇരിക്കും
ഈ നാരിൽ നിന്നും ഹാൻഡ്ബാഗ് പായ് പരവതാനി അങ്ങനെ എത്രയെത്ര സാധനങ്ങൾ ഉണ്ടാക്കാനാകും
ഇതിലൂടെ ഒരു വശത്ത് വിളയുടെ മാലിന്യങ്ങൾ ഉപയോഗിക്കാൻ തുടങ്ങി മറുവശത്ത് ഗ്രാമത്തിലെ നമ്മുടെ സഹോദരിമാർക്കും പെൺമക്കൾക്കും വരുമാനത്തിന് ഒരു മാർഗ്ഗം കൂടി ലഭിച്ചു
വാഴനാരിന്റെ ഈ ജോലിയിലൂടെ ആ സ്ഥലത്തെ സ്ത്രീക്ക് 400 മുതൽ 600 രൂപ വരെ പ്രതിദിനം സമ്പാദിക്കാൻ സാധിക്കുന്നുണ്ട്
ലഘീംപൂർ ഖീരിയിൽ ആയിരക്കണക്കിന് ഏക്കർ ഭൂമിയിൽ വാഴകൃഷി ചെയ്യുന്നു
വാഴക്കുലയുടെ വിളവെടുപ്പിനുശേഷം സാധാരണയായി കർഷകർക്ക് വാഴത്തട കളയാനായി അധികം ചെലവ് ചെയ്യേണ്ടി വരുമായിരുന്നു
ഇപ്പോൾ അവർക്ക് ഈ പൈസ ലാഭിക്കാൻ സാധിക്കുന്നു
അതായത് അധിക ലാഭം നേടാൻ സാധിക്കുന്നു എന്നത് വളരെ സാർത്ഥകമാണ്
സുഹൃത്തുക്കളെ ഒരുവശത്ത് വാഴനാരിൽ നിന്നും ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കുന്നു
മറുവശത്ത് ഇതുപോലെ ഏത്തയ്ക്കാ പൊടിയിൽ നിന്നും ദോശയും ഗുലാബ് ജാമുനും പോലെയുള്ള സ്വാദിഷ്ഠമായ വിഭവം തയ്യാറാക്കുന്നു
ഉത്തര കർണാടകത്തിലും ദക്ഷിണ കർണാടകത്തിലും സ്ത്രീകൾ ഈ കാര്യം ചെയ്തുവരികയാണ്
ഇതിന്റെ തുടക്കവും കൊറോണക്കാലത്തു തന്നെയായിരുന്നു
ഇത് കേവലം ഏത്തയ്ക്കാ പൊടിയിൽനിന്ന് ദോശ ഗുലാബ് ജാം തുടങ്ങിയവ ഉണ്ടാക്കുക മാത്രമല്ല ഇതിന്റെ ചിത്രങ്ങൾ സാമൂഹ്യ മാധ്യമങ്ങളിൽ ഷെയർ ചെയ്യാറുമുണ്ട്
കൂടുതൽ ആളുകൾ ഏത്തയ്ക്കാപ്പൊടിയെ കുറിച്ച് അറിഞ്ഞു തുടങ്ങിയപ്പോൾ അതിന്റെ ആവശ്യം കൂടി
അതോടൊപ്പം സ്ത്രീകളുടെ വരുമാനവും
ലഘീംപുർ ഖീരിയെ പോലെ ഇവിടെയും ഇന്നവേറ്റീവ് ആയ ആശയങ്ങൾക്ക് സ്ത്രീകൾ തന്നെയാണ് നേതൃത്വം നൽകുന്നത്
സുഹൃത്തുക്കളെ ഇത്തരം ഉദാഹരണങ്ങൾ ജീവിതത്തിൽ എന്തെങ്കിലും പുതുമയുള്ളത് ചെയ്യാൻ നമുക്ക് പ്രേരണ നൽകും
നിങ്ങളുടെ സമീപത്തും ഇത്തരത്തിലുള്ള അനേകം പേർ ഉണ്ടാകും
നിങ്ങളുടെ കുടുംബാംഗങ്ങൾ മനസ്സിലുള്ള കാര്യങ്ങൾ പറയുമ്പോൾ നിങ്ങളും ഇത് സംസാര വിഷയമാക്കാവുന്നതാണ്
ഇടയ്ക്ക് സമയമുള്ളപ്പോൾ കുട്ടികളോടൊപ്പം ഇത്തരം പുതുമയുള്ള ശ്രമങ്ങളെ നോക്കിക്കാണുവാൻ പോകൂ
പിന്നെ സമയമുള്ളപ്പോൾ സ്വയം ഇത്തരം കാര്യങ്ങൾ ചെയ്തു കാണിക്കാൻ ശ്രമിക്കൂ
തീർച്ചയായും നിങ്ങൾക്കിത് എന്നോടൊപ്പം നമോ ആപ്പ് അല്ലെങ്കിൽ മൈ ഗോവ് യിലൂടെ പങ്കിടാവുന്നതാണ്
എന്റെ പ്രിയപ്പെട്ട ദേശവാസികളേ ഒരു സംസ്കൃത ശ്ലോകമുണ്ട് ആത്മാർത്ഥം ജീവലോകേ അസ്മിൻ കോ ന ജീവതി മാനവ പരം പരോപകാരാർത്ഥം യോ ജീവതി സ ജീവതി
അതായത് ലോകത്തിൽ ഓരോ വ്യക്തിയും തനിക്കായി ജീവിക്കുന്നു
പക്ഷേ പരോപകാരത്തിനായി ജീവിക്കുന്ന വ്യക്തിയാണ് യഥാർത്ഥത്തിൽ ജീവിക്കുന്നത്
ഭാരത മാതാവിന്റെ പുത്രന്മാരുടെയും പുത്രിമാരുടെയും പരോപകാരപ്രദമായ കാര്യങ്ങൾ അതുതന്നെയാണ് മൻ കീ ബാത്തിലും വിഷയമാകുന്നത്
ഇന്നും അങ്ങനെയുള്ള മറ്റു ചില സുഹൃത്തുക്കളെ കുറിച്ച് പറയാം
ഒരു സുഹൃത്ത് ചണ്ഡീഗർ പട്ടണവാസിയാണ്
ചണ്ഡിഗറിൽ ഞാനും കുറേ വർഷം വസിച്ചിരുന്നു
അത് വളരെ സുന്ദരവും നന്മ നിറഞ്ഞതുമായ പട്ടണമാണ്
അവിടെ താമസിക്കുന്ന ആൾക്കാരും സന്മനസ്സുള്ളവരാണ്
നിങ്ങൾ ഭക്ഷണപ്രിയരാണെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് ഏറെ സന്തോഷം അനുഭവപ്പെടും
ഈ ചണ്ഡിഗർ പട്ടണത്തിലെ സെക്ടർ 29 ലെ ശ്രീ സഞ്ജയ് റാണ ഒരു ഫുഡ് സ്റ്റാൾ നടത്തുന്നു
സൈക്കിളിൽ സഞ്ചരിച്ച് ചോലെബട്ടൂര വിൽക്കുകയും ചെയ്യുന്നു
ഒരുദിവസം അദ്ദേഹത്തിന്റെ മകൾ രിദ്ധിമയും അനന്തിരവൾ റിയയും ഒരു ആശയവുമായി അദ്ദേഹത്തിന്റെ അടുത്തെത്തി
കോവിഡ് വാക്സിൻ എടുക്കുന്ന ആളുകൾക്ക് ഫ്രീയായി ചോലെബട്ടൂര കഴിക്കാൻ കൊടുക്കണമെന്ന് പറഞ്ഞു
അദ്ദേഹം അത് സന്തോഷപൂർവ്വം സമ്മതിച്ചു
ശ്രീ സഞ്ജയ് റാണ ചോലെബട്ടൂര ഫ്രീയായി നൽകണമെങ്കിൽ അന്നേദിവസം വാക്സിൻ എടുത്തതിന്റെ പേപ്പർ കാണിക്കേണ്ടതായി വരും
വാക്സിൻ എടുത്തതിന്റെ പേപ്പർ കാണിച്ചാൽ ഉടൻ അദ്ദേഹം സ്വാദിഷ്ഠമായ ചോലെബട്ടൂര നൽകും
സമൂഹത്തിന്റെ നന്മക്കായുള്ള കാര്യങ്ങൾക്ക് പൈസയെക്കാൾ ഏറെ സേവനമനോഭാവവും കർത്തവ്യനിഷ്ഠയുമാണ് ആവശ്യം
നമ്മുടെ സഞ്ജയ് ഭായി അക്കാര്യത്തെ യാഥാർഥ്യമാക്കി തീർക്കുന്നു
സുഹൃത്തുക്കളേ അപ്രകാരമുള്ള മറ്റൊരു കാര്യത്തെ കുറിച്ച് ഇനി ചർച്ച ചെയ്യാം
അത് തമിഴ്നാട്ടിലെ നീലഗിരിയിലാണ്
അവിടെ രാധികാ ശാസ്ത്രി ആംബുറെക്സ് പ്രോജക്ട് ആരംഭിച്ചിട്ടുണ്ട്
മലമ്പ്രദേശങ്ങളിലെ രോഗികളുടെ ചികിത്സയ്ക്കായി എളുപ്പത്തിലുള്ള ട്രാൻസ്പോർട്ട് സൌകര്യം ഉണ്ടാക്കി കൊടുക്കുകയാണ് ഈ പ്രോജക്ടിന്റെ ലക്ഷ്യം
രാധിക കൂനൂറിൽ ഒരു കഫേ നടത്തുന്നു
അവർ തന്റെ കഫേയിലെ സുഹൃത്തുക്കളിൽ നിന്ന് ആംബുറെക്സിലേക്ക് ഫണ്ട് സമാഹരിച്ചു
നീലഗിരി കുന്നുകളിൽ ഇപ്പോൾ ആംബുറെക്സ് പ്രവർത്തിക്കുന്നു
ദൂരെയുള്ള പ്രദേശങ്ങളിലെ രോഗികൾക്ക് അടിയന്തിര ഘട്ടങ്ങളിൽ ഇത് സഹായകരമാകുന്നു
സ്ട്രക്ചർ ഓക്സിജൻ സിലിണ്ടർ ഫസ്റ്റ് എയ്ഡ് ബോക്സ് തുടങ്ങിയ സൌകര്യങ്ങളെല്ലാമുണ്ട്
സുഹൃത്തുക്കളെ ശ്രീ സഞ്ജയിന്റെയും ശ്രീമതി രാധികയുടെയും ഉദാഹരണങ്ങളിലൂടെ വ്യക്തമാകുന്നത് ഇതാണ് നമ്മുടെ ജോലികളും തൊഴിലുകളും ചെയ്യുന്നതോടൊപ്പം നമുക്ക് സേവനപ്രവർത്തനങ്ങളിൽ ഏർപ്പെടാനും കഴിയണം
സുഹൃത്തുക്കളെ കുറേ ദിവസങ്ങൾക്കു മുൻപ് രസകരവും വളരെ വികാരനിർഭരവുമായ ഒരു പരിപാടി നടന്നു
അതിലൂടെ ഭാരതവും ജോർജിയയും തമ്മിലുള്ള സൌഹൃദത്തിന് പുത്തൻ ശക്തി ലഭിക്കുകയുണ്ടായി
ഈ ചടങ്ങിൽ ഭാരതം സെന്റ് ക്യൂൻ കേറ്റവാനിന്റെ തിരുശേഷിപ്പ് അതായത് പവിത്രമായ സ്മൃതിചിഹ്നം ജോർജ്ജിയ സർക്കാരിനും അവിടത്തെ ജനങ്ങൾക്കുമായി സമർപ്പിച്ചു
അതിനായി നമ്മുടെ വിദേശ മന്ത്രി അവിടെ പോയിരുന്നു
അങ്ങേയറ്റം വികാര നിർഭരമായ അന്തരീക്ഷത്തിൽ നടന്ന ഈ ചടങ്ങിൽ ജോർജ്ജിയയിലെ രാഷ്ട്രപതി പ്രധാനമന്ത്രി അനേകം മതാചാര്യന്മാർ എന്നിവരും ജോർജ്ജിയയിലെ ജനങ്ങളും പങ്കെടുത്തു
ആ പരിപാടിയിൽ ഭാരതത്തെ പ്രശംസിച്ചുകൊണ്ട് പറഞ്ഞ വാക്കുകൾ വളരെ സ്മരണീയമാണ്
ഈ ഒരു ചടങ്ങ് ഇരു രാജ്യങ്ങൾക്കുമൊപ്പം ഗോവയും ജോർജ്ജിയയും തമ്മിലുള്ള ബന്ധങ്ങളെയും ദൃഢതരമാക്കിത്തീർത്തു
കാരണം സെന്റ് ക്യൂൻ കാറ്റവാനിന്റെ പവിത്രമായ സ്മൃതിചിഹ്നം 2005 ൽ ഗോവയിലെ സെന്റ് അഗസ്റ്റിൻ ചർച്ചിൽ നിന്നാണ് ലഭിച്ചത്
സുഹൃത്തുക്കളേ ഇതൊക്കെ എന്താണ് ഇതൊക്കെ എപ്പോൾ സംഭവിച്ചു എന്നുള്ള ചോദ്യം നിങ്ങളുടെ മനസ്സിൽ ഉദിച്ചേക്കാം
400500 വർഷം മുൻപ് നടന്ന സംഭവമാണ്
ക്വീൻ കേറ്റവാൻ ജോർജ്ജിയയിലെ രാജകുടുംബത്തിലെ സന്താനമായിരുന്നു
പത്തുവർഷത്തെ കാരാഗൃഹവാസത്തിനുശേഷം 1624 ൽ അവർ രക്തസാക്ഷിയായി
ഒരു പുരാതന പോർച്ചുഗീസ് പ്രമാണപ്രകാരം സെന്റ് ക്വീൻ കാറ്റവാനിന്റെ അസ്ഥികൾ പഴയ ഗോവയിലെ സെന്റ് അഗസ്റ്റിൻ ചർച്ചിൽ സൂക്ഷിക്കുകയായിരുന്നു
എന്നാൽ ഗോവയിൽ അടക്കം ചെയ്യപ്പെട്ട അവരുടെ അവശിഷ്ടങ്ങൾ 1930ലെ ഭൂകമ്പത്തിൽ അപ്രത്യക്ഷമായി എന്നാണ് വളരെ കാലം വിശ്വസിച്ചുപോന്നിരുന്നത്
ഇന്ത്യാ ഗവൺമെന്റിന്റെയും ജോർജിയയിലെ ചരിത്രകാരന്മാരുടെയും ഗവേഷകരുടെയും ജോർജിയൻ ചർച്ചിന്റെയും ദശകങ്ങളായുള്ള കഠിനമായ പ്രയത്നങ്ങളുടെ ഫലമായി 2005 ൽ പവിത്രമായ അവശിഷ്ടങ്ങൾ കണ്ടെത്തുന്നതിൽ വിജയം കൈവരിച്ചു
ഈ വിഷയം ജോർജിയയിലെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം വികാരം ഉളവാകുന്നതായിരുന്നു
അതുകൊണ്ട് തന്നെ ചരിത്രപരവും മതപരവും വിശ്വാസപരവുമായ പ്രധാന്യം കണക്കിലെടുത്ത് അവശിഷ്ടങ്ങളിൽ ഒരംശം ഇന്ത്യാ ഗവൺമെന്റ് ജോർജിയയിലെ ആളുകൾക്ക് ഉപഹാരമായി നൽകാൻ തീരുമാനിച്ചു
ഭാരതത്തിന്റെയും ജോർജ്ജിയയുടെയും സംയുക്ത ചരിത്രത്തിന്റെ ഈ അമൂല്യനിധിയെ കാത്തുസൂക്ഷിച്ചതിന്റെ പേരിൽ ഞാൻ ഇന്ന് ഗോവയിലെ ജനങ്ങൾക്ക് ഹാർദ്ദമായി കൃതജ്ഞത പ്രകാശിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു
ഗോവ അനേകം മഹത്തായ ആധ്യാത്മിക പൈതൃകങ്ങളുടെ വിളനിലമാണ്
സെന്റ് അഗസ്റ്റിൻ ചർച്ച് യുനെസ്കോയുടെ ലോക പൈതൃക കേന്ദ്രം ചർച്ചസ് ആൻഡ് കോൺവെന്റ്സ് ഓഫ് ഗോവയുടെ ഒരു ഭാഗമാണ്
എന്റെ പ്രിയപ്പെട്ട ദേശവാസികളേ ജോർജിയയിൽ നിന്ന് ഞാനിപ്പോൾ നിങ്ങളെ നേരെ സിംഗപ്പൂരിലേക്ക് കൂട്ടിക്കൊണ്ടു പോവുകയാണ്
അവിടെ ഈ മാസത്തെ ആരംഭത്തിൽ മഹത്തായ ഒരു ചടങ്ങ് ഉണ്ടായി
സിംഗപ്പൂർ പ്രധാനമന്ത്രിയും എന്റെ സുഹൃത്തുമായ ലീ സേൻ ലുംഗ് അടുത്തിടെ നവീകരിച്ച ചെയ്ത സിലാറ്റ് റോഡ് ഗുരുദ്വാരയുടെ ഉദ്ഘാടനം നിർവഹിച്ചു
അദ്ദേഹം പരമ്പരാഗത സിഖ് തലപ്പാവ് ധരിച്ചിരുന്നു
ഈ ഗുരുദ്വാര ഏകദേശം 100 വർഷം മുൻപ് നിർമ്മിക്കപ്പെട്ടതായിരുന്നു
അവിടെ ഭായി മഹാരാജ് സിംഹിനായി സമർപ്പിക്കപ്പെട്ട ഒരു സ്മാരകവുമുണ്ട്
ഭായി മഹാരാജ സിംഹ് ഭാരതത്തിന്റെ സ്വാതന്ത്ര്യസമരത്തിൽ പങ്കെടുത്തിരുന്നു വ്യക്തിയായിരുന്നു
സ്വാതന്ത്ര്യത്തിന്റെ എഴുപത്തിയഞ്ചാം വാർഷികം ആഘോഷിക്കുന്ന ഈ വേളയിൽ അത് ഏറെ പ്രേരണ നൽകുന്നു
ഈ രണ്ടു രാജ്യങ്ങളുടെ ഇടയിൽ സൌഹൃദം ശക്തിപ്പെടുത്തുന്നത് ഇപ്രകാരമുള്ള കാര്യങ്ങളിലൂടെയും പ്രയത്നങ്ങളിലൂടെയുമാണ്
സൌഹാർദ്ദപരമായ അന്തരീക്ഷത്തിൽ വസിക്കുന്നതിന്റെയും സംസ്കാരങ്ങൾ പരസ്പരം മനസ്സിലാക്കുന്നതിന്റെയും മഹത്വം ഇതിലൂടെ വ്യക്തമാകുന്നു
എന്റെ പ്രിയപ്പെട്ട ദേശവാസികളേ ഇന്ന് മൻ കി ബാത്തിലൂടെ നമ്മൾ പല വിഷയങ്ങളും ചർച്ച ചെയ്തു
എന്റെ മനസ്സിന് വളരെ പ്രിയപ്പെട്ട മറ്റൊരു വിഷയം കൂടി ഉണ്ട്
അത് മറ്റൊന്നുമല്ല ജലസംരക്ഷണമാണ്
എന്റെ കുട്ടിക്കാലം ചെലവഴിച്ച പ്രദേശത്ത് വെള്ളത്തിന് എപ്പോഴും ക്ഷാമം അനുഭവപ്പെട്ടിരുന്നു
ഞങ്ങൾ മഴപെയ്യാൻ ആകാംക്ഷയോടെ കാത്തിരിക്കുമായിരുന്നു
അതുകൊണ്ടുതന്നെ ഓരോ തുള്ളി വെള്ളവും സംരക്ഷിക്കുക എന്നത് ഞങ്ങളുടെ സംസ്കാരത്തിന്റെ ഭാഗമായിത്തീർന്നു
ജനങ്ങളുടെ പങ്കാളിത്തത്തോടെ ജലസംരക്ഷണം എന്ന മന്ത്രത്തിലൂടെ അവിടുത്തെ ചരിത്രം തന്നെ മാറി
വെള്ളത്തിന്റെ ഓരോ തുള്ളിയും സംരക്ഷിക്കുക വെള്ളത്തിന്റെ ഏതുതരത്തിലുള്ള ദുർവിനിയോഗവും തടയുക എന്നുള്ളത് നമ്മുടെ ജീവിതശൈലിയുടെ സഹജമായ ഭാഗമായി തീരേണ്ടതാണ്
നമ്മുടെ കുടുംബങ്ങളിൽ ഇത്തരത്തിലുള്ള പാരമ്പര്യം ഉണ്ടാകേണ്ടതാണ്
അതിൽ ഓരോ അംഗവും അഭിമാനിക്കേണ്ടതാണ്
സുഹൃത്തുക്കളെ പ്രകൃതിയേയും പരിസ്ഥിതിയേയും സംരക്ഷിക്കുക എന്നത് ഭാരതത്തിന്റെ സാംസ്കാരിക ജീവിതത്തിൽ മാത്രമല്ല ദൈനംദിന ജീവിതത്തിലും തീർച്ചയായും ഉണ്ടായിരിക്കേണ്ട ഒന്നാണ്
മഴയും കാലവർഷവും എല്ലായ്പ്പോഴും നമ്മുടെ ചിന്തകളെയും വിശ്വാസത്തെയും നമ്മുടെ സംസ്കാരത്തെയും രൂപപ്പെടുത്തിയെടുക്കുന്നു
ഋതു സംഹാരത്തിലും മേഘദൂതത്തിലും മഹാകവി കാളിദാസൻ മഴയെക്കുറിച്ച് മനോഹരമായി വർണിച്ചിട്ടുണ്ട്
സാഹിത്യ പ്രേമികൾക്കിടയിൽ ഈ കവിത ഇന്നും വളരെയധികം പ്രസിദ്ധമാണ്
ഋഗ്വേദത്തിലെ പർജന്യ സൂക്തത്തിൽ മഴയുടെ സൌന്ദര്യ വർണ്ണനയുണ്ട്
അതുപോലെ ശ്രീമദ് ഭാഗവതത്തിലും കാവ്യാത്മകമായി ഭൂമി സൂര്യൻ പിന്നെ മഴ ഇവ തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് പറയുന്നുണ്ട്
അഷ്ടൌ മാസാൻ നിപീതം യദ് ഭൂമ്യാഹ ച ഓദമയം വസു
സ്വംഗോഭിഹ മോക്തം ആരേഭേ പർജന്യഹ കാൽ ആഗതേ
അതായത് സൂര്യൻ എട്ടു മാസക്കാലം ഭൂമിയിലെ ജലസമ്പത്ത് ചൂഷണം ചെയ്തു
ഇപ്പോൾ മൺസൂൺ മാസത്തിൽ സൂര്യൻ താൻ സമാഹരിച്ച സമ്പത്ത് ഭൂമിക്ക് തിരികെ നൽകുകയാണ്
ശരിക്കും പറഞ്ഞാൽ മൺസൂണും മഴക്കാലവും കേവലം ഹൃദ്യവും സുന്ദരവും മാത്രമല്ല മറിച്ച് നമ്മളെ പോഷിപ്പിക്കുന്ന ജീവൻ നൽകുന്ന ഒന്നുകൂടിയാണ്
നമുക്ക് ലഭിക്കുന്ന മഴവെള്ളം വരും തലമുറയ്ക്കും വേണ്ടിയുള്ളതാണ്
അത് ഒരിക്കലും മറക്കാൻ പാടില്ല
ഇന്ന് എന്റെ മനസ്സിൽ വരുന്ന ചിന്ത എന്തെന്നാൽ ഈ രസകരമായ കാര്യങ്ങളോടു കൂടി ഞാൻ എന്റെ സംസാരം അവസാനിപ്പിക്കാം
നിങ്ങൾക്കെല്ലാവർക്കും ഇനി വരുന്ന ആഘോഷങ്ങൾക്കായി ആശംസകൾ നേരുന്നു
ഉത്സവങ്ങളും ആഘോഷങ്ങളും നടക്കുന്ന സമയത്ത് തീർച്ചയായും ഒരുകാര്യം ഓർക്കേണ്ടതാണ് കൊറോണ ഇന്നും നമ്മുടെ ഇടയിൽ നിന്നും പോയിട്ടില്ല
കൊറോണയുമായി ബന്ധപ്പെട്ട സുരക്ഷാ മാനദണ്ഡങ്ങൾ നിങ്ങൾ ഒരിക്കലും മറക്കരുത്
നിങ്ങൾ ആരോഗ്യവാൻമാരും സന്തോഷവാൻമാരും ആയിരിക്കട്ടെ
വളരെ നന്ദി